ഹലോ ആഹ് ബിബീഷ് അല്ലേ? ആഹ് ഞാനെയ് ഞാൻ പിന്നെ വിളിച്ചതെയ് എന്റെ എന്റെ മൊബൈൽ ഫോൺ ഏഹ് എന്താ ഇപ്പൊ ഈ സാങ്കേന്തിക വിദ്യ

നമ്മളിപ്പോൾ ഈ ഞാൻ ഇങ്ങനെ ആലോയ്ച്ച് കൊണ്ടിരുന്നു. ഈ ഈ കമ്പ്യൂട്ടർ, മൊബൈൽ ഇതൊക്കെ വളർന്നു വന്ന് കൊണ്ടിരിക്കല്ലേ? ഇതൊക്കെ നമുക്കൊരു ചെറിയ ഒരു കാ ഒരു

ചെറിയ ഒരു വസ്തുവിലാക്കിക്കൂടെ ഇപ്പൊ ഒരു അണു ഈ ഈ റേഡിയേഷൻ ഒക്കെ വരുമ്പോ ഈ സാങ്കേന്തിക വിദ്യ കൂടി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാനെയ് താങ്കൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച ആളല്ലേ? അതോണ്ട് ചൊയ്ച്ചതാണ്.

അത് നിങ്ങളെ ചോദ്യം എന്താണ്? ഈ ലാപ്ടോപ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ അതൊക്കെ ചെറുതാക്കി ക്കൂടെ എന്ന് ല്ലേ? ആഹ് അതൊക്കെ ഈ ഒന്നും പാടെ ചെറുതാക്കിക്കൂടെ എങ്ങനെയാണ് ഈ സാങ്കേന്തിക വിദ്യ ഈ ആധുനിക കാലത്ത് ഈ വളർന്നു കൊണ്ടിരിക്കുന്ന ഈസാഹചര്യത്തിൽ ഇതിനെ ഇതിന്റെ പ്രസക്തി എന്താണ്? ഇത്രയും വലിയ കാ വലിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വലിയ ഫോൺ ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കീശയിൽ അല്ലെങ്കിൽ നമ്മുടെ വിരലിൻ തുമ്പത്തൊക്കെ നമുക്ക് കൊണ്ട് നടന്നൂടെ അതൊക്കെ എന്ത് ഹ്മ് ഹ്മ് നിലവിലിപ്പോൾ ചെറിയതായിട്ട് ഇറങ്ങുന്നുണ്ട്. മൊബൈൽ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ കാരണം ഓരോ ഓരോരോ ആഹ് ആഹ് ഘട്ടങ്ങളാണ് ഓരോന്നിലും ഉള്ളത് ആഹ് ഏഹ് പിന്നെ എന്ത് വെച്ചാൽ

കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ചെലോര്ക്ക് എന്താ ചെയ്യാ ആഹ് ഏഹ് സുഖമായി ഏഹ് വർക്ക് ചെയ്യാനും ഒക്കെ ആണ് ഇതിന്റെ വലുപ്പം കൂട്ടുന്നത്. അപ്പൊ ചെലോല് ഇപ്പൊ ചെറുത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചെലോൽക്ക് വലുത്

ഹ്മ് ആഹ് ആഹ്ആഹ്ആഹ് കിട്ടിയാലേ അതിന്റെ തൃപ്തി ഉണ്ടാവോള്ളൂ ചെയ്യാ ഹ്മ് കാര്യങ്ങൾ നടത്താനൊക്കെ ആഹ് അപ്പൊ അവർക്ക് അവരുടേതായ വലുപ്പം ഉള്ളതിൽ നമ്മള് വേറെ ഉണ്ടാക്കും. ആഹ് ചെറുത് നമ്മള് വേറെ ഉണ്ടാക്കും.ആഹ് പിന്നെ ഏറ്റവും ചെറുത് ഒക്കെ ഉണ്ട്. മടക്കുന്നത് വരെ ഉണ്ടല്ലോ ഇപ്പൊ. ഏഹ് ആഹ് ആഹ്ആഹ് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ചെറുത് നമ്മള് വരും ന്ന് നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹ്മ് ഇപ്പൊ ഇതാ സമയം നോക്കുന്നത് ഒക്കെ ഇപ്പൊ ആഹ് എത്രയോ ചെറുതായി ഹ്മ് അഹ് താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ സാങ്കേന്തിക വിദ്യ വികസിക്കുന്നതിന് അനുസരിച്ച് ഈ ആധുനിക ലോകത്ത് ഈ ഇത് വളരുന്നതിന് അനുസരിച്ച് പഴയ കാലത്തിനേക്കാളും ഏറ്റവും കൂടുതല് ഏഹ് യോജിച്ച് അനുയോജ്യമായ സാ ഒരു വസ്തുക്കൾ വരും എന്നാണ് ല്ലേ?. ആഹ് അതെ അത് ഒറപ്പാണ് അതെന്തായാലും വരുംഏഹ് ഇപ്പൊ നിലവില് ഇപ്പൊ ഇനി അടുത്ത വരുന്ന ഒരു കാലത്തിന് നമ്മളെ കയ്യിമ്മല് വരെ എന്ത് ചെയ്യാ? നമുക്ക് ആഹ് ഒരു വെറും ഒരു ലൈറ്റ് കൊണ്ട് നമ്മളെ കയ്യിമ്മല് എന്ത് ചെയ്യാം? ഹ്മ് ആഹ്ആഹ് ആഹ് ആഹ് ആഹ് നമുക്ക് കാര്യങ്ങള് നടത്താം നമുക്ക് നമ്മുടെ അയിന്റെ കനം ഒന്നും അറിയാതെ തന്നെ ആഹ് നമുക്ക് എന്ത് ചെയ്യാം ചുമക്കാം. ആഹ് ഒരു ഒരു കയ്യിമ്മേ കെട്ടുന്ന സാധനംറ്റേ ആയിരിക്കും. ആഹ് അതിന്റെ ലൈറ്റ് കാരണത്താൽ അതിന്റെ പ്രകാശം കാരണത്താൽ നമ്മക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? ആഹ് ആഹ് ആഹ്

ആഹ് അപ്പൊ നടത്താം. ആഹ് അതിന്റെ ഇപ്പൊ മുബൈലിലെ കനം അതൊന്നും നമുക്ക് ഒരു പ്രശ്നം ആവൂല്ല. അതൊരു കാലം വരും എന്നുള്ളതാണ് നമ്മുടെ പഠനം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്.

ആഹ് ആഹ് അത് അപ്പൊ താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒക്കെ ആണ് അവസ്ഥ ല്ലേ? ഹ്മ് അപ്പൊ അതല്ല ഈ ഈ കാലത്തെയ് ഈ ലോകം വികസിച്ചു കൊണ്ടിരിക്കാണ്.

അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇപ്പോൾ ഏഹ് പഴയ പോലെ പുസ്തകങ്ങൾ പഠിക്കാ അങ്ങനെ ഒന്നും അല്ല. ഇപ്പൊ എല്ലതും കണ്ട് അറിയാ. അപ്പൊ അതിനനുസരിച്ച് സാങ്കേന്തിക വിദ്യ വളർന്നു കൊണ്ടിരിക്കാണല്ലോ ആഹ് അപ്പൊ ഈ സാഹചര്യത്തിന് നമുക്ക്

ഈ എന്ത് എന്ത്‌ കൊണ്ടാണ് ഈ മുബൈലുകളിൽ ഈ സാങ്കേന്തിക വിദ്യ ഏഹ് പുസ്‌തകങ്ങൾക്ക് വില കൊടു വില കൊടുക്കുന്നത് ചില ചെലെയ് ഐ ചെലെയ് സാധനങ്ങൾ ഒക്കെ ഈ പുസ്തകങ്ങൾക്ക് കൂടുതൽ ഊന്നി പറഞ്ഞു കൊണ്ട് ഇപ്പൊ ഈ റോബോർട്ട് ഒക്കെ ആണെങ്കിലും പുസ്തകങ്ങൾ വായിക്കാ അതിന്റെ ഉള്ളിൽ നിന്ന് വായിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ കുറിച്ചൊന്ന് ഹ്മ് ഹ്മ് ഇപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഓരോന്നും പുസ്തകം വായിച്ചിട്ടും അതിന്റെതായ കാര്യങ്ങളൊക്കെ ഏഹ് ഏഹ് വായിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓഹ് അപ്പൊ പുസ്തകത്തിനുള്ള പ്രാധാന്യം എന്തായാലും നമ്മള് എന്ത് ചെയ്യണം? കൊടുക്കണം.

ആഹ് അതല്ല അപ്പൊ ഇപ്പൊ ഏഹ് ഞമ്മളിപ്പോ ഈ ഈ ബഹിരാകാശത്തിലേക്ക് ഓരോ പേടകങ്ങൾ അയക്കുന്നുണ്ട്. ഈ ഈ ഇന്ത്യ പേ നാസാ ഇന്ത്യയിലുള്ള ഐ എസ് ആർ ഒ എന്നുള്ള

കുറേ കുറേ ഏഹ് കാ സർക്കാർ വിഭാഗങ്ങളാണ്. അപ്പൊ അപ്പൊ ഇതൊക്കെ അയക്കുമ്പഴ് ലോകത്തിന്റെ ഈ ഭൂഗോളത്തിന്റെ ഏഹ് അപ്പുറത്ത് ഈ സാധനം വന്ന് പതിക്കാണ്. ഈ ഒരു സാധനം നിക്കാണ്.

അപ്പൊ ഇതിൽ നിന്ന് നമുക്കെന്താണ് ലാഭം കിട്ടുന്നത്? ഈ സാങ്കേന്തിക വിദ്യവികസിപ്പിക്കുന്നതെയ് അത് കൊണ്ട് നമുക്ക് അവിടെ നടക്കുന്നത് പിന്നെ നടക്കുന്നത് മനസ്സിലാകും. മാത്രമല്ല അവിടെ എന്തൊക്കെ ഉണ്ടാകും മനുഷ്യർക്ക് പോകാൻ പറ്റും ഇപ്പൊ നിലവിൽ എത്ര മനുഷ്യന്മാരൊക്കെ അങ്ങട്ട് പോണിണ്ടല്ലോ. ഹ്മ് ഒരു പക്ഷെ ഭൂമിയെ പോലെ അവിടെയും താമസിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്

ഇത്രെയൊക്കെ സാങ്കേന്തിക വിദ്യകൾ എന്ത് ചെയ്യ്ണെയ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾ ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യ്ണ് ഇണ്ട്? നടന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ആഹ് ഹ്മ് ഭാവിയിൽ ഭാവിയിൽ ചിലപ്പോ ഏഹ് ഓഹ്

ഇപ്പൊ എന്തായാലും മനുഷ്യന്മാർ അവിടെ താമസിക്കാൻ വരെ ഉള്ള ആഹ് സ്ഥിതിയാണ് ഇപ്പൊ നിലവില് ഇപ്പൊ ഒരു ഏഹ് വാർത്തകളും പുറത്ത് വിടുന്നത്. അഹ് ഹമ് ഹ്മ് ന്നാ താങ്ക്സ് ഞാനെയ് ഇതൊക്കെ ഒന്ന് ചോദിച്ചു അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആയിക്കോട്ടെ.